കൂടുതലാണ്. 2492 രൂപാണ് ചാർജ്. ങാ, എനിക്ക് വന്നിട്ട് 4250 രൂപ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ബില്ല്. ഞാനപ്പോ അത് ങാ ഇത്രേം ബില്ല് വന്നപ്പോ ഞാനത് ക്രോസ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടീട്ട് ഈ ഇവിടെ എലെക്ട്രിസിറ്റി ബോർഡില് പോയാരുന്നു. കാരണം ഇത്രേം കൺസെപ്ഷൻ ഇല്ല ആക്ച്വലി.

നമ്മടെ അവിടെയാണെങ്കി എപ്പഴും കറണ്ട് കട്ടിംഗാണ്. എന്നിട്ടും പോലും ഇവിടെ കറ, ബില്ല് നല്ല ഇത, കൂടുതലാണ്.

പിന്നെ, പിന്നെ വന്ന് 300, 0 - 300 വരെ 300 വരെയുള്ളത് 5 രൂപ 80 പൈസ ആയിരുന്നു നേരത്തെ ഇപ്പോ 6 രൂപ 20 പൈസയായി. ങാ. ഞാന് ഇവ്ടെ കറണ്ട് ബില്ല് എന്താ കൂടിയേന്ന് ചോദിക്കുമ്പോ, അവര് പറയണെ നിങ്ങള് എ.സി.-ക്ക ഉപയോഗിക്കുണോണ്ടാണ് കൂടുതല് ആവുന്നെന്ന പറയണെ.

ങേ, മെയിന്‍റനൻസ് അവര് ചെയ്ത്, ഇപ്പം പ്രോപ്പറായിട്ട് ചെയ്യോ ചെയ്യൂലേന്ന് അറിയൂലല്ലോ. ഇപ്പം തേർഡ് പാർട്ടി ആയാപോലും നമ്മക്ക് പ്രൈവറ്റ് ആയിട്ട്എടുത്തിട്ട് കാര്യല്യ. കാരണം, കെ.എസ്.ഇ.ബി.-യാണ് മെയിന്‍റനൻസ് മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതും ഒരു ശ്വാശ്വതമല്ല. കാരണംന്ന് പറഞ്ഞാ ഇപ്പഴത്തെ എല്ലാം കറണ്ട് മാത്രമല്ല, ഇപ്പൊ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനും ഇപ്പൊ ബൾക്കായിട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കാണ് കേരള ഗവൺമെന്‍റ്. ഇപ്പം വേറെ ഉള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതല് റേറ്റ് ഇപ്പം നമ്മുടെ കേരളത്തിലാണ്.

പറഞ്ഞാ, എന്‍റെവീട്ടിലാണെങ്കി യൂസേജ് കൊറവാണ്. കറണ്ടിന്‍റെക്ക, ഉപയോഗം കുറവാണ്.

ഈ നാട്ടിതന്നെ ജീവിക്കാ ഇപ്പം വല്യ ബുദ്ധിമുട്ടാ. അതെ അതെ അതെ, കാരണം ഈ ഫ്യുവൽ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക്, ഒരു ഇതില്ലാത്ത രീതീലാ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നേ. കാരണം സാധാരണ ജനങ്ങളാണ് ഇതില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്.

ആ, പിന്നെ വന്നിട്ട് താനിതേപോലെ ചെയ്യ്, താന് പോയി എഴുതി കൊടുത്തിട്ട് അത് എന്താണെന്നൊള്ളത് ഒന്ന് നോക്ക്, ഇതേപോലെ എന്താ അഡീഷണൽ മീറ്ററോ, എന്തെങ്കിലും,

ഫിറ്റ് ചെയ്യാൻ പറ്റോന്നുള്ളത് നോക്ക്, നോക്കീട്ട്, ങാ ഇതേപോലെ ചെയ്യ്, കാരണം എലക്ട്രീഷനെ വച്ച് നോക്കീട്ട് പിന്നെ അതേ പോലെ തന്നെ മീറ്ററ് ഏഴ്ദിവസത്തേക്ക് കൊണ്ട് വെക്കും. ഏഴ് ദിവസം കഴിഞ്ഞ് മീറ്റർ റീഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുക്കെ നോക്ക്, നോക്കീട്ട് വല്യ വ്യത്യാസമുണ്ടോന്ന് നോക്കാം. ഇവിടെ ലീക്കേജൊന്നും വരാൻ വല്യ ഇതില്ല. കാരണം പുതിയ വീടൊക്കെയാണ്. അതോണ്ട് ലീക്കേജൊന്നും വരാൻള്ള സാധ്യതയില്ല. ഇല്ല, ലീക്കേജ് എന്ന് പറയുമ്പോ, പുതിയ വീട് പഴയ വീട് എന്നൊന്നും അല്ല. അതിപ്പം പറയാമ്പറ്റൂല ചെലപ്പോ അവന്മാര് ചെയ്തിരിക്കുന്ന വയറിങ്ങിന്‍റെ എന്തെങ്കിലും വിഷയോണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാമ്പറ്റൂല. ഇല്ല, അന്ന് നോക്കിയപ്പഴത്തേക്ക് ഒരു പ്രശ്നോല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ വീണ്ടും. അതിപ്പം, അങ്ങനെ, അങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, അത് അങ്ങനെ ഡൗട്ട് ഇല്ലാ എന്നുണ്ടെങ്കില് നേരെ ഒരു ഇലക്ട്രീഷനെ വച്ച് ചെക്ക് ചെയ്തിട്ട് കാരണം അവർക്കൊരു റിപ്പോർട്ട് കൊട്ക്കാ. അവരട്ത്ത് ജസ്റ്റ് ഇപ്പം ഇരിക്കണം മീറ്ററ് ചെയ്ഞ്ച് ചെയ്യാൻ പറയാ. പിന്നെ വേറൊരു കാര്യന്ന് പറഞ്ഞ് കഴിഞ്ഞാല്, ഞാൻ വീട് വാങ്ങിച്ചപ്പം എനിക്ക് പറ്റിയ അബദ്ധന്ന് പറഞ്ഞ് കഴിഞ്ഞാല്, ഞാൻ ഇവിടെ വീട് വാങ്ങി താമസിക്കാൻ വന്നപ്പോ ഡോർ ക്ലോഷർ ബില്ലാണ് ഫസ്റ്റ് വന്നോണ്ടിരുന്നത്. ഞാനൊരു വില്ലയാണ് വാങ്ങിച്ചത്,

അപ്പം ഡോർ ക്ലോഷർ ബില്ല് വന്നോണ്ടിരുന്നിട്ട്, ഇത് സംഭവം ആദ്യത്തെ മാസം താമസിക്കാൻ വന്നപ്പം നോർമൽ ഡോർ ക്ലോഷർ ബില്ല് രണ്ടാ, രണ്ടാമത്തെ പ്രാവശ്യം താമസിക്കാൻ വന്നപ്പം എനിക്ക് വന്ന ബില്ല് 8000 രൂപയാണ് കേറി വന്നത്. അതും ഈ ലോക്ഡൗൺ പിരീഡ്, കൊറോണ ടൈമ്, ലോക്ഡൗൺ പിരീഡ് എല്ലാർക്കും കൂടുതലായിരുന്നു. ങാ, അത് എല്ലാർക്കും കൂടുതലായിരുന്നു. പക്ഷേ അതൊരു ബുദ്ധിമുട്ടുള്ളല്ലെ. എന്താണെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞ് അത് റീഡിങ് ലോക്ഡൗണില്, ഇപ്പം ഡോർ ക്ലോഷർ ബില്ലെന്ന സംഭവം നമ്മള് റീഡിങ് എടുക്കാറില്ല. അത് അതിന് ശേഷാണ് ഇത്രേം കൺസെപ്ഷൻ വന്നത്. പക്ഷേ ഇത്രേം വരാൻ വേണ്ടിയൊരു വഴിയുമില്ലല്ലോ. കാരണം അവർക്ക് നമ്മളെന്തെങ്കിലും പറഞ്ഞ് പോയിക്കഴിഞ്ഞാ അവർക്കൊരു നൂറ് എക്സാംമ്പിൾസ് ഉണ്ട്. പറഞ്ഞ്, ചുറ്റിക്കാനായിട്ട്

അതുകൊണ്ട് എന്താണ്ന്ന്വെച്ച് കഴിഞ്ഞാ നോക്കി ചെയ്യണം. കാരണം, നമ്മള് യൂസേജ് മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം കൊറയ്ക്കാമ്പറ്റോ, അത്രത്തോളം മാക്സിമം നമ്മള്‍ കൊറയ്ക്കാ. ഇതേ, മ് ഇത് പറഞ്ഞത് പോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, വേറെ എതെങ്കിലും എലക്ട്രീഷനെ കൊണ്ട് നോക്കീട്ട് ഇതേപൊലൊരു പരാതി എഴുതി കൊടുക്ക. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങള് അവര് അവ്ട്ന്ന് ഒന്ന് ചെക്ക് ചെയ്യട്ടേ. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കില് മീറ്റർ ചെയ്ഞ്ച് ചെയ്യാൻ നോക്കട്ടെ.

അപ്പം ചെയ്ഞ്ച് ചെയ്യുമ്പോ അറിയാൻ പറ്റും നമ്മക്ക് എന്താണ് ഏതാണെന്നുള്ളത്. ഇപ്പഴത്തെ ഈ എക്കോണമി ഇങ്ങനെ പോകുവാണെങ്കില് ഒരു വല്യ പാടാണ് നമ്മക്കിവിടെ ജീവിക്കാൻ തന്നെ. അതെ അതെ അതെ. ഒരു അന്തവും കുന്തവുമില്ലാത്ത ഒരു പോക്കാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്.

ങ്ങും. താനതൊരു കാര്യം ചെയ്യ്, നാളെ എലക്ട്രിസിറ്റി ബോർഡില് പോയി ഒന്ന് അന്വേഷിക്ക്

അതെ അതെ, ഫസ്റ്റ് ചെക്ക് ചെയ്യാ. നമുക്ക് തന്നെ അറിയാൻ പറ്റുംല്ലോ, രാവിലെ ഒരു മീറ്റർ റീഡിങ്, സ്വന്തായിട്ട് ഒരു മീറ്റർ റീഡിങ് എടുക്കാ, ഇപ്പം എത്രയാണ് റീഡിങ് എന്നുള്ളത്. എഴുതി വച്ചിട്ട് ഒരു ദിവസത്തെ യൂസേജ് എത്ര യൂണിറ്റ് എരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കാൽക്കുലേഷൻ എടുക്കുക. മീറ്റർ റീഡിങിന്‍റെ. അവര് മിനിമം മുന്നൂറ്റി 250-ന് ഒക്കെ ഇത്രയാണോ ചാർജ് എന്നൊക്കെല്ലേ കാണിച്ചിരിക്കുന്നേ.

കാരണിപ്പം ബില്ല്, ബില്ല് കൊണ്ടുവരുമ്പം തന്നെ മീറ്റർ വാടക, ങാ പിന്നെ എന്തോന്നാണ് അതില്, ഡ്യൂട്ടി ചാർജ് അങ്ങനെ ഇതൊക്കെ, കേറിവരാണ്.

അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം മുന്നെ അവര് വാങ്ങിയാരുന്നു.

മറുപടി ഇല്ല. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിപ്പം സാധാരണ ജനങ്ങള് അനുഭവിക്കുന്ന ഒരു കാര്യാണ്. ഇപ്പം ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണംന്ന് പറഞ്ഞാ, ഇപ്പോഴത്തെ കാലാവസ്ഥ വേരിയേഷന്. ഇപ്പംന്ന് പറഞ്ഞാ, ചൂടു കൂടുതലുള്ള സമയമാണ്, ആ സമയത്ത് ഫാനും, ഫാനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കില് ക്ലൈമറ്റ് വേരിയേഷൻ തണുപ്പ് ഉണ്ട്. എല്ലാമൊണ്ട്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഉള്ള മരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറിച്ച് മാറ്റി അതിന് റുള്ള വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ. വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങളുണ്ടല്ലോ ഇവിടെ.

ഇപ്പം ഒരു വീട്ടില് ഫാനില്ലാതെ നമ്മക്ക് കെടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ലന്നുള്ള അവസ്ഥയാണ്. പണ്ട് പിന്നെ ചുടുകട്ടയുള്ള വീടും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. പക്ഷേ, ഇപ്പം അതല്ലാം ഹോളോബ്രിക്സിലോട്ട് മാറി. അപ്പോ അതിന്‍റേം ഒരു വ്യത്യാസം വരുന്നുണ്ട്.

മ്, അത്, ഇപ്പൊ, ഇങ്ങനെയൊക്കെ പോവാണെങ്കി, നമ്മുടെ നാട് എങ്ങനെ പോകും എന്ന് അറിയില്ല. അതിന്‍റെ എടേല് ഈ കൊറോണ വന്നേന്‍റെശേഷം ഒത്തിരി പേര് ജോലി നഷ്ടപ്പെടുകേം, ഒത്തിരി ആൾക്കാര് ബുദ്ധിമുട്ടി നിക്കുന്ന സിറ്റുവേഷനിലാണ് ഈ കറണ്ട് ബില്ല് ഇരുട്ടടി പോലെ കേറി വരുന്നത്. അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്ന, എനിക്കിപ്പം മൂന്നുപ്രാവശ്യം അടുപ്പിച്ച് ബില്ല് വന്നപ്പഴും ഇതേ എമൗണ്ട് തന്നെയാണ്.

കറണ്ട് അതെ, കറണ്ട് ചെലവാകുന്നുള്ളത് നോക്കാ. അപ്പം ആ ഇത് കൂടുതല് യൂസ് ചെയ്യാതിരിക്കാ. അങ്ങനെ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ പ്രവർത്തിപ്പിക്കാതെ വേറെ നോക്കാ. അത് ആൾട്ടർനേറ്റ് സൊലൂഷൻ നോക്കാ. അതേയിപ്പം വഴിയുള്ളു. കാരണംന്ന് പറഞ്ഞ്കഴിഞ്ഞാ നമ്മളിപ്പം അവരോട് എന്ത് പറഞ്ഞാലും അവർക്കൊരു ഒരു മറുപടിന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമ്മളെ യൂസേജ്, നമ്മളെ യൂസേജാന്നാ പറയുന്നെ. പിന്നെ ഈ 600-നും 500-നും മോളില്, 450-നും 300-നക്കെ മോളില് പോയിക്കഴിഞ്ഞാ അഡീഷണല് ഡബിൾ ചാർജാണ് കേറി വരുന്നത്.

നേരത്തെയുള്ള അതെ, നേരത്തെയുള്ള 6 പോയന്‍റ് 8, 80 എന്നുള്ള റേറ്റ് നേരെ മാറി

അല്ല, 8 രൂപാന്നുള്ള, സോറി 8 രൂപാന്നുള്ള റേറ്റ് നേരെ മാറി അത് ഡബിൾ ചാർജായിട്ട് വരും. 8 എന്നൊള്ളത് 16 രൂപയാവും. അങ്ങനെയാണ്. പിന്നെയീ 16-ന് വെച്ച് എത്ര യൂണിറ്റ് എരിഞ്ഞുന്നുള്ളതാവുമ്പം പിന്നെ അതിനും നമ്മള് എക്സ്ട്രാ പൈസ കൊടുക്കാണ്. അങ്ങനെ വരുമ്പം ബില്ലില് ഒത്തിരി ഫ്ലെക്ച്ചുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്.

മ്, പിന്നെ, അത് പറഞ്ഞ് കഴിഞ്ഞാല്, വേറൊരു, വേറൊരു കാര്യംന്ന് പറഞ്ഞ്കഴിഞ്ഞാല് ഇങ്ങനെയും സംഭവിക്കാം. വേറൊരു കാര്യംന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് മാക്സിമം നമ്മള് തന്നെ അവോയിഡ് ചെയ്യണം. കാരണം രാവിലെ ഇടുന്ന ആവശ്യ, അനാവശ്യായിട്ടുള്ള വീട്ടിലുള്ള ലൈറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങള് രാവിലെ ഇടാതിരിക്ക്യാ. പിന്നെ ഹീറ്ററ് വീട്ടില് ഹീറ്ററ് ഉണ്ടെങ്കില് ഹീറ്ററ് യൂസ് ചെയ്യാതിരിക്കാ. അനാവശ്യായിട്ട് കറണ്ട് ഉപയോഗം കുറയ്ക്കാ. അനാവശ്യായിട്ടുള്ള കറണ്ട് നമ്മള് മാക്സിമം കുറയ്ക്കാ. കാരണംന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇല്ലാന്നൊണ്ടെങ്കില് ഒരു ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാ ഒരു എക്സ്ട്രാ ബില്ല് വരും. ഈ 2000 രൂപാന്നുള്ളത് അടുത്ത പ്രാവശ്യം 4000 രൂപയായിട്ട് മാറും.

കാരണം ഇതൊരു ബോധവൽക്കരണം പോലെ ഇത്രയും യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞ്കഴിഞ്ഞാല് ഇത്രേം ഉണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കണക്കവര് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്, നമുക്ക് ഇത്രത്തോളം ഒരു, ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം അതിനനുസരിച്ച് നമ്മള് പ്രവർത്തിക്കല്ലോ.

പക്ഷേ, ഇതിപ്പം വന്നിട്ട്, അങ്ങനെയല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, താന് നാളെ എന്തായാലും പറ്റുകയാണെങ്കില് നാളെ ഇതേപോലെ ഒരാഴ്ച ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് മീറ്റർ റീഡിങ് എട്ക്കാ, മീറ്റർ റീഡിങ് എടുത്തിട്ട്, ബാക്കി എന്താന്ന് വെച്ച്കഴിഞ്ഞാ ചെയ്യാ. ഓകെ, ശരി എന്നാ അപ്പം ഞാൻ വെക്കുന്നു.